ചെടികൾ റൗണ്ടിൽ വെച്ചത് കാണാൻ വളരെയധികം മനോഹരമായിട്ടുണ്ട്.

എന്നാൽ അവരാരും പറയുന്നില്ലല്ലോ ഇത് അതാണെന്ന് കാരണം ഇത് ഒരു കോൺഫിഡൻഷ്യൽ പരിപാടിയുടെ --

മരത്തോണ്ട് നിർമ്മിച്ച ഈ തോണി പോയി കൊണ്ടിരിക്കുന്നത് വെള്ളത്തിലാണ് വെള്ളത്തിൽ പോകുന്ന തോണിക്ക് അറിയില്ല കര അടുക്കറായിണ്ടെന്ന്.

ഒരുപാട് കെട്ടിട ബിൽഡിംഗുകളാണ് അവിടെയെല്ലാം ജനവാസമുണ്ട്.

കടയിൽ ഒരുപാട് ക്ലോക്കുകൾ വിൽപ്പനയ്ക്ക് വച്ചിട്ടുണ്ട് ടോട്ടോ എന്നുപറയുന്ന മാളില --

പല രൂപത്തിലുള്ള ക്ലോക്കുകൾ ആണ് ഉള്ളത് അവിടെ ക്ലോക്കുകൾ കറുപ്പ് നിറത്തിലുണ്ട് വെള്ള നിറത്തിലുണ്ട്.

കൊച്ചു കുട്ടികൾ എല്ലാം ഇറങ്ങി കർഷകരെ പോലെ പണിയെടുക്കുന്നു.

അവരുടെ തൊട്ടപ്പുറത്ത് ഒരു അപ്പൂപ്പൻ കൂടി വർക്ക് ചെയ്തു കൊണ്ടിരിക്കുന്നു നെൽകൃഷി --

ഷോപ്പിന് ഷട്ടർ വയ്ക്കാനുള്ള കാശില്ലാത്തതുകൊണ്ടായിരിക്കണം മുതലാളി ഇങ്ങനെ ഒരു കൈപ്പണി ചെയ്തത്.

കരിങ്കല്ല് ചെങ്കല്ല് ചുവന്നകല്ല് വെള്ളാരംകല്ല് അങ്ങനെ പല പേരുകളിലും പല കല്ലുണ്ട്.

അതിന് രണ്ട് ടയറുകളാണ് ഉള്ളത് മുന്നിൽ ഒരെണ്ണവും ബാക്കിൽ ഒരെണ്ണവുമാണ് --

ഭക്ഷണം കഴിച്ചിട്ടും എനർജി കിട്ടുന്നില്ല പക്ഷേ ഒറ്റ ലക്ഷ്യം വെച്ചു കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊണ്ടു വേണം തിരിച്ചു പോകാൻ.

ലക്ഷ്യത്തിലോട്ട് പല വഴികളും കാണും നമ്മളാണ് അതെല്ലാം തിരഞ്ഞെടുക്കേണ്ടത്.

എന്താണെന്നെനിക്കറിയില്ല ഒരുപാട് കാലമായി അദ്ദേഹം ഈ ഷോപ്പിൽ പണിയെടുക്കുകയാണ്.

അദ്ദേഹം ഉയർത്തിയത് ലോക കിരീടത്തിൽ ഒന്നായ വേൾഡ് കപ്പാണ് ഈ ഗേറ്റ് കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല.

അവരുടെ കൈകളിലാണ് നമ്മുടെ കുട്ടികളുടെ ലഹരിയുടെ എല്ലാ തുടക്കവും.